നമസ്കാരം ഗോകുൽ .

ആഹ് ഞാനിപ്പോ എൻ്റെയൊരു സുഹൃത്തിന്റെ ഏഹ് വീട്ടിലാണ്. ആണല്ലെ. എ ഇപ്പോ എന്താചെയ്തോണ്ടിരിക്കുന്നത്?

അന്നന്നായിപോകുന്നു. ഇപ്പോ ആഹ് ഏറെക്കുറേ ആഹ് അവസാനിക്കാറായി ഇനിയൊരു ആറ്മാസംകൂടെയുള്ളു.

അപ്പ അടുത്ത അടുത്തഘട്ടത്തിലേക്ക് മാറാൻ ഉള്ള അവസരങ്ങള് നീ നോക്കേണ്ടിയിരിക്കുന്നുയല്ലേ?

ആ അപ്പോ ഇനിയിപ്പയെന്താ ആഹ് അതായിതിപ്പോ ഏഹ് തുടർന്ന്പഠിക്കാനാണോതീരുമാനിക്കുന്നത് അതോ ഇനിയെന്തെങ്കിലും തൊഴിലവസരങ്ങൾ തേ തേടാനാണോ ശ്രമിക്കുന്നത്? ആഹ് തൊഴിലവസരങ്ങളുണ്ട്. പക്ഷെ എനിക്കുതോന്നുന്നു ഒന്നുങ്ങൂടെ ആഹ് തുടർന്ന് പഠിച്ചാലായിരിക്കും കുറച്ച്കൂടെ അവസരങ്ങളുണ്ടാവുന്നതും

സാധ്യതകൾകൂടുന്നു. പഠിക്കുന്നിടത്തോളം സാധ്യതകൾകൂടൂന്നാണല്ലോ.

ആപ്പോ ഇനിയിപ്പം എൻ നിനീ പഠനോക്കെ അതയാത് വിചാരിച്ച പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനുശേഷം ഇനിയൊരു തൊഴിലവസരത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഹ് അതായതിപ്പോ പഠിച്ചമേഖലയിൽതന്നെയാണോ തുടരാൻ വിചാരിക്കുന്നത് അതോ വേറെയേതെങ്കിലും ആഹ് അവസരം വന്നാൽ അതുപയോഗപ്പെടുത്തുവോ?

അത് ഇ ഇപ്പഞാനൊന്നും തീരുമാനിച്ചിട്ടില്ലാ. എനിക്ക് തോന്നുന്നത് എ പഠിച്ചതന്നെയാരിക്കും ഒന്നുങ്ങൂടെ നല്ലത്. ആഹ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മള്

ആഹ് അഇത് നമ്മള് പഠി എന്തായാലും ഇത്രേം ആം കാര്യമായിട്ട് പഠിക്കുന്നയല്ലെ അപ്പോ അതുമായിട്ട്ബന്ധപ്പെട്ടൊരു ജോലിയായി ജോലിയാണേന്നുണ്ടെങ്കി അത് ഒന്നൂടെ സുകായിരിക്കും നമുക്കതിന് അതുമായിട്ട് പോവാനും അതേയല്ലെ. അപ്പോ ഇനി വേറെമേഖലയിൽനിന്ന് ഒരു തെഴിൽലവസരം വരുകാണെന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പോഴുംപിടിച്ചത് മതയെന്നാണോ തീരുമാനം? ഉം അങ്ങനെ ആഹ്

പ്രാധാനമായിട്ടുംനമ്മളെ നമുക്കെന്താണോ സന്തോഷംതരുന്നത് നമുക്ക് ഏഹ് പലരുടെയും പ്രശ്നമാണല്ലോ നമ്മൾക്രിത്യമായിട്ടൊരു ലക്ഷ്യമില്ലാതെ പോകുന്നാണ് പലരുടെയും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ ഞാനൊരു

കാര്യം വിചിരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ലതായിട്ട് വേറൊരു തൊഴിലെനിക്കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവസരംകിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലേക്ക്പോകുന്നതായിരിക്കും. അതേയല്ലെ. അപ്പോ ഇനിയിപ്പൊ ഒരു നല്ല തൊഴിൽന്നുള്ള അഅങ്ങനെന്തെങ്കിലും ഒരൂ ഏഹ് ഒരാശയമുണ്ടൊ അതായത് ഇന്ന് തൊഴിൽനല്ലതാണ്, ഇന്ന തൊഴിൽനല്ലതല്ല അതായത് ആതൊഴിൽവന്നാ അതിനത്ര മൂല്യമില്ലായെന്നുപറഞ്ഞോണ്ട് തള്ളേണ്ടൊരാവസ്ഥ അങ്ങനെന്തെങ്കിലുണ്ടാവോ?

അങ്ങാനൊരൂ ആഹ് വേറെന്തുപറയാ അങ്ങനത്തെയൊരു സ്ഥിതി നമ്മുടെസമൂഹത്തിലുണ്ട്ന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാന്നാണ്. അതായത് ഈ ഇന്നയിന്ന ജോലികളാണ് നല്ലത് അല്ലെങ്കിയൊരു എന്ത്പറയാ സമൂഹത്തില് ഒരു മറ്റുള്ള

ഈ ആ സർക്കാരുദ്യോഗം അതിൽവളരെ അത് ആന്നു എന്ത്വാ നമ്മുടെ ദാമ്പത്യജീവിതത്തിനുവരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നൊരു ഘടകമായിട്ട്മാറീട്ടുണ്ടത്. അപൊ ഈ സർക്കാ സർക്കാരുദ്യോഗം വളരേ

മറ്റുള്ളജോലികളെ തരംതാഴ്ത്തുന്നപോലെ എല്ലാതുംവേണം ഒന്നിനുംനമുക്ക് എല്ലാംനമ്മള് ഏഹ് കിട്ടുന്നപണത്തിന്റെ മൂലത്തിന്റടിസ്ഥാനത്തിലാണ് അ ഈ ജോലി നല്ലതാണ് ഈ ജോലി മോശമാണെന്നാന്ന് തരംതിര് തരം തിരിക്കുന്നത്. അതുതന്നെ ഒരു തെ തെറ്റ് തെറ്റിദ്ധാരണയാണ്. എന്ന്പറഞ്ഞാ നമ്മള് പഴയകാലയൊരു എന്തുവാ പഴയകാലത്തുണ്ടായിരുന്ന അല്ലെങ്കി പഴയചിന്താഗതിയിൽനമ്മൾ ഉയർത്തിയെടുത്തിട്ടുള്ളയൊരു

തെറ്റിദ്ധാരണയാണ്. അപ്പൊ അതിൽഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നല്ലതെന്ന് നമുക്കുമനസ്സിന്സന്തോഷംകിട്ടുന്ന നമുക്ക് എന്താ എന്ത്വാ നമ്മുടെമനസ്സിനെ അധികം

ഉപദ്രവിക്കാത്ത അല്ലെങ്കി ശാരീരികമായിട്ടും, മാനസികമായിട്ടും നമുക്കൊരു ഉന്മേഷവും, ഉത്സാഹവും നമുക്ക് ചെയ്യാനുംതോന്നുന്ന ഏതൊരുതൊഴിലും നല്ലൊരുതൊഴിലാണ്.

അതേയതെ. ഇപ്പോ അ അത് ഈപറനപോലെത്തന്നെ ഇപ്പൊ തൊട്ട്ഹ് കുറച്ച്ചദിവസംമുന്നേ ഏഹ് എൻ്റെകുടുംബത്തിലെ ഒരുചേച്ചിക്കൊരുകല്യാണാലോചനവന്നപ്പൊ ചെക്കന് സ്വകാര്യസ്ഥാപനത്തിലാണ് ജോലിചെയ്യുന്നത് ള്ളൊരുകാരണംകൊണ്ടാണ് അത് തള്ളിപ്പോയത്. അപ്പോ ഈ വീട്ട്കാർക്ക് വളരേ ഒരൂ അഭിപ്രായാണ് അതായത് സർക്കാർജോലി എന്നുള്ളതിന് കുറച്ച്കൂടി മൂല്യംകൂടും അതിന്റെവേധനം കാര്യങ്ങളെല്ലാംകണക്കെടുത്തുകൊണ്ടാണ്. പക്ഷെ എന്നാപോലും നമ്മളിങ്ങനെ വിലയിരുത്താൻ പാടില്ലാല്ലേ ശരിക്കുംപറഞ്ഞാ അതേയതെ. എന്റൊരഭിപ്രായതാണ്. ആളുകള്പുറമേ ഓരോരുത്തരും ഓരോ ചിന്താഗതിയിലുള്ളആളുകളാണ്. ഞാൻ എന്റെയൊരു ചിന്താഗതിയെന്ന്പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെചെയ്യേണ്ടൊരാവശ്യവില്ല. കാരണം എല്ലാവർക്കും അതുസാധ്യമാവുന്നകാര്യമല്ല. പിന്നെ എല്ലാവരും ആഒരു തൊഴിലുമാത്രംചെയ്യാന്നുണ്ടെങ്കി ബാക്കി തൊഴിലിന് ആളുകളുണ്ടാവില്ല. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടെ, നമുക്ക് വസ്ത്രം ധരിക്കണ്ടെ

എന്തായാലുംഇത്തിരിനേരംസംസാരിച്ചതിന് നന്ദി. ശരി.